നമസ്കാരം ബിലാലെ എന്തെക്കെയാണ് വിശേഷങ്ങൾ ആ ഞാനിങ്ങനെ എന്റെ കലാലയത്തിലെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളുമായുള്ള ഓട്ട പാച്ചിലിലാണ് താങ്കളോ ഞാനും അതേ ഇവിടെ കലാലയത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് . ഇത് കണ്ടപ്പോഴാണ് പഴയ കാല ഓർമകളിലേക്ക് പോയത് . പണ്ട് പടിച്ചിരുന്ന രണ്ടു വിദ്യാലയങ്ങളിലും കലാലയ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കാര്യമാണ് ഓര്മ വന്നത്

അതേ പക്ഷേ അത് കക്ഷി രാഷ്ട്രീയത്തിന് പുറത്തുള്ള തിരഞ്ഞെടുപ്പല്ലായിരുന്നു അത്കൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് കലാലയത്തിൽ കക്ഷി രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് ഞാൻ ആകെ വളരെ സന്തുഷ്ടിതയാണ് . ബിലാലോ അതേ അതേ ഞാൻ ഇത് പോലെ തന്നെ എ തിരഞ്ഞെടുപ്പില് മത്സരിച്ചിട്ടൊന്നുമില്ല എങ്കില് കൂടിയും എ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപ്പെടാറുണ്ട് . രാഷ്ട്രീയ കക്ഷികളുമായിട്ടുള്ള ഇറങ്ങുന്നത് കൊണ്ട്

താങ്കൾക്ക് തിരഞ്ഞെടുപ്പിന് തിരിച്ചറിയൽ രേഖ ലഭിച്ചിട്ടില്ലേ

ഹ്ം എന്നിട്ട് നമുക്ക് സമ്മതിദാനം ചെയ്യാൻ അവിടെ സൌകര്യം ഉണ്ടാകുമായിരിക്കും അല്ലേ ആ ഉണ്ടാകും നമ്മളെന്താ ചെയ്യേണ്ട എന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മള് തിരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗസ്ഥര് അവിടെ ഉണ്ടാകും അവർക്ക് നമ്മള് തിരഞ്ഞെടുപ്പിന്റെ തിരിച്ചറിയൽ രേഖ സമർപ്പിക്കുക . അവരത് വ്യക്തമായി പരിശോധിച്ചതിനു ശേഷം നിങ്ങൾക്ക് സമ്മതിദാനം ചെയ്യുവാനുള്ള ഹ് ഹ്

ഉണ്ടാകുമായിരിക്കും ഒരാൾ ഒന്നിൽ കൂടുതൽ സമ്മതിദാനം ചെയ്താൽ ആ നിയമത്തിൽ വളരെ ശിക്ഷ അനുഭവിക്കുന്ന ശിക്ഷ നേരിടാകുന്ന ഒരു കുറ്റമാണോ അത് വളരെ ശിക്ഷാർഹമായ ഒരു കാര്യമാണ് താങ്കൾക്ക് ഒരിക്കലും അതിനെ പറയാ താങ്കൾക്ക് ഒരിക്കലുംഅങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാന് കഴിയില്ല സമ്മതിദാനം ആദ്യം ചെയ്തതിനു ശേഷം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ കയ്യില് ഒരു ചായം പൂശും അത് നിങ്ങള് സമ്മതിദാനം നയിച്ചുഅല്ല ചെയ്തു എന്നതിന്റെ ഒരു അടയാളമാണ് അത് അത്തരത്തിലൊന്നും എളുപ്പമൊന്നും മായ്ച്ചു കളയാൻ കഴിയുന്ന കാര്യമല്ല ആ തിരഞ്ഞെടുപ്പിന്റെ അടയാളം അപ്പോ അത്കൊണ്ട്തന്നെ വളരെ നന്ദി ബിലാൽ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന പല ആശയങ്ങൾക്കും ഉത്തരം ബിലാലിന്റെ ഈ ഒരു വിളിയിലൂടെ സാധിച്ചിരിക്കുകയാണ് താങ്കൾക്ക് താങ്കൾക്ക് നമ്മുടെ ഈ വൈദ്യുത പ്രവർത്തിത സമ്മതിദാനം നടത്തുന്ന യന്ത്രത്തിലൂടെ സമ്മതിദാനം ചെയ്യുന്നതിനെ പറ്റി കൃത്യമായ അറിവുണ്ടല്ലോ അല്ലേ ആ അതിനെപ്പറ്റി ചെറിയ ഒരു ധാരണയുണ്ട് ആ നമുക്ക് ചിഹ്നത്തിന്റെ അടുത്ത് നമ്മുടെ ആ സമ്മതിദാനം ഉറപ്പുവരുത്തണ്ടത് എന്നറിയാം ബാക്കി കറ ശെരിക്കുമായി അറിയില്ല അ അത് താങ്കളുടെ ഇപ്പോ സ്ഥനാർത്തി താങ്കളേത് ഏത് താങ്കളിപ്പോ വലതു പക്ഷ വാദിയോ അല്ലെങ്കില് ഒരു ഇടതു പക്ഷ വാദിയോ അതോ മിത വാതിയോ ആയ സ്ഥാനാർത്തിക്കായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് താങ്കൾ സമ്മദിതാനം ചെയ്യാൻ പോകുന്നത് അപ്പോ ആ സ്ഥനാരത്തിയുടെ ആ ആശയങ്ങൾ മനസ്സിലാക്കി കൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങള് നിങ്ങളെ തിരഞ്ഞെടുപ്പില് വിജയിപ്പിക്കണം. അപ്പോ നിങ്ങള് എന്താ ചെയ്യേണ്ടത് വച്ച്കഴിഞ്ഞാൽ സ്ഥനാർത്തിയുടെ പേര് ചിലപ്പോൾ അപരന്മാര് കാണും അപ്പോ അപരന്മാര് കാണാതിരിക്കാൻ നിങ്ങളാ ചിഹ്നത്തിൽ നോക്കി വോട്ട് ചെയ്യുക നിങ്ങൾക്കിതിനോട് ഒരു യോജിപ്പുമില്ലെങ്കിൽ രണ്ടുപേരോടും യോജിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിഷേധ വോട്ട് രണ്ടു പേര് നിഷേധ വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്

മ്ഹ് വളരെ നന്ദി ബിലാൽ. അത്പോലെ തന്നെ നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിന്റെ കാലാവധി അഞ്ചു വർഷം തന്നെ അല്ലേ തിരഞ്ഞെടുപ്പിന്റെ കാലാവധി ആ അഞ്ചു വർഷം തന്നെ ആണ് ആ താങ്കളുടെ മണ്ഡലത്തില് രണ്ടു തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ മറ്റെ നമ്മുടെ ലോകസഭയിലേക്കുള്ളതും ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും അത് പോലെ തന്നെ നമ്മുടെ

നമ്മുടെ സംസ്ഥാന സര്ക്കാരിനെ എടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പും നമ്മുടെ മണ്ഡലങ്ങളിലുണ്ടാകും. അപ്പോ ഈ തിരഞ്ഞെടുപ്പില് എല്ലാം തന്നെ താങ്കൾ വ്യക്തമായി വിലയിരുത്തി കൊണ്ട് വേണം ഒരു പൌരൻ എപ്പോഴും അതിനെ സമീപിക്കാൻ തിരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ വളരെ നന്ദി ബിലാൽ . ശരിക്കും ഒരു ജനതയുടെ ആ അഭിപ്രായങ്ങളെ മുൻ നിർത്തികൊണ്ടായിരിക്കണം തിരഞ്ഞെടുപ്പ് നേതാക്കന്മാർ ആ ആശയങ്ങൾഉന്നയിക്കേണ്ടത് . അആ അത് തന്നെ നമ്മുടെ ഈ ഭരണ സംവിധാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരാനും എല്ലാം വളരെ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു ബിലാൽ .ബിലാൽ എന്തു കരുതുന്നു

എന്താണ് വച്ചാൽ കാര്യങ്ങൾ പറഞ്ഞു കൊള്ളുക ആ ബന്ധപ്പെട്ടാൽ മതി ഓ കെ വളരെ നന്ദി ബിലാൽ .തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള പല പല ആശയങ്ങളും എനിക്ക് ആശങ്കകളും ചർച്ച ചെയ്യാൻ പറ്റി വളരെ നന്ദി ബിലാൽ പറ്റി ഈ സമയം എനിക്കു വേണ്ടി ചെലവാക്കിയതിന് വളരെ നന്ദി